ആര്യാ, നമുക്കറിയാം യാത്രകൾ എന്നും നമ്മുടെയൊരു എന്താ നമുക്ക് വേറെയൊരു ലോകത്തിലോട്ടാണ് യാത്രകൾ നമ്മൾ സമ്മാനിക്കുന്നത്. അപ്പോൾ യാത്രകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഏഹ് യാത്രകൾ ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഒരു ഒരു വലിയൊരു അനുഭൂതിയാണ് ലഭിക്കുന്നത്. നമുക്ക് വലിയ ഒരു

സന്തോഷമാണ്, ഒരു വലിയ ഒരു ഒരു വലിയ ഒരു ഒരു വലിയ ഒരു സന്തോഷമാണ് നമുക്ക് യാത്രയിലൂടെ ലഭിക്കുന്നത്. ആര്യയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാണ്? എവിടെ പോകാനാണ് കൂടുതൽ ഇഷ്ടമുള്ളത്? എന്താണ് യാത്രയെപ്പറ്റി ആര്യയ്ക്ക് പറയാനുള്ളത്?

അതുപോലെ തന്നെ ഏഹ് ഇപ്പോൾ നമ്മളുടെ കേരളത്തിനകത്ത് തന്നെ പല പല സ്ഥലങ്ങളുണ്ട്. അത്‌പോലെ തന്നെ വയനാട്. അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഏറ്റവും സാധാരണപ്പെട്ട ആൾക്കാർ വരെ നമുക്ക് കണ്ട് അവരുടെ ജീവിതങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിലോട്ട് കൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. എന്തൊക്കെ എഹ് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് അവർ എത്രയും എഹ് എത്രമാത്രം എന്താണ് പറയാ വ്യത്യാ വ്യത്യസ്തമായിട്ടുള്ളൊരു ജീവിതമാണ് അവർ നയിക്കുന്നത്. അവരുടെ സൈഡിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അതെ. അതെ. അതെ. അതല്ലാ ഏഹ് നമുക്ക് അങ്ങനെ പല കാര്യങ്ങളും പഠിക്കാൻ സാധിക്കും. എല്ലാവരെയും കാണാൻ പറ്റും. വളരേ സത്യസന്ധമായ കാര്യമാണ് അങ്ങ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ആര്യയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എവിടെയാണ്? എവിടെയാണ് പോയപ്പോഴാണ് ഏറ്റവുമധികം ഇഷ്ടപ്പെട്ടൊരു സ്ഥലം? അവിടെ എന്താണ് ആര്യയെ കൂടുതൽ ഏഹ് ഉത്തേജിപ്പിച്ചത്? എന്തെല്ലാമാണ് അവിടുത്തെ ആകർഷണമായ കാര്യങ്ങളാണ് ആര്യയ്ക്ക് ഇഷ്ടപ്പെട്ടത്? ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എവിടെയാണ് ആര്യയ്ക്ക് യാത്ര ചെയ്തതിൽ വെച്ച്?

യോജിച്ച് പോകാനായിട്ട് ഏറ്റവും എളുപ്പം നമ്മളുടെ ഏഹ് ഒരു കേരളത്തിന്റെ കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഇവിടുത്തെ ഭക്ഷണ രീതിയാളാണെങ്കിലും ഇവിട ഇവിടത്തെ നമ്മളുടെ ആഘോഷങ്ങളാണെങ്കിലുമൊക്കെ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമാണ്. ഇപ്പോൾ പുറത്ത് ഇപ്പോൾ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലോക്കെ പോകുമ്പോൾ അവിടെ പല ആഘോഷങ്ങളും നമ്മൾ ഇവിടെ കൊടുക്കുന്നതിനേക്കാളും പ്രാധാന്യം കൂടുന്നുണ്ട്. ഇപ്പോൾ ഏഹ് നമ്മുടെ ദീപാവലിയാണെങ്കിലും അതുപോലെ തന്നെ ഹോളിയാണെങ്കിലും ഒക്കെ നമ്മുടെ കേരളത്തിൽ അതിന് അത്രക്ക് ഒരു പ്രാധാന്യം ഇല്ലായിരിക്കും. എങ്കിലും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ ഭയങ്കര പ്രാധാന്യമാണ്. അതുപോലെ തന്നെ ഏഹ് അവരുടെ ഭക്ഷണരീതികൾ. ഇതൊക്കെ വളരെ രസകരമാണ് നമുക്ക് അനുഭ...പല പല പുതിയ അനുഭവങ്ങളാണ്. എന്നാലും എനിക്ക് കൂടുതൽ താല്പര്യം ഏഹ് നമ്മുടെ കേരളത്തിലെ ഭക്ഷണരീതികളും നമ്മുടെ കേരളത്തിലെ ആഘോഷങ്ങളും ഒക്കെയാണ്. ഇപ്പോൾ നമ്മുടെ ഓണമായിക്കോട്ടെ അതൊക്കെ ഒരു പ്രത്യേക പ്രത്യേകതയല്ലേ നമ്മുടെ. ആ ഒരു ഏഹ് സാഹോദര്യവും സ്നേഹവുമൊക്കെ ഒരുമിച്ച് കൊണ്ട് വരാൻ പറ്റുന്ന ആ ഒരു ആഘോഷങ്ങൾ. എനിക്ക് കൂടുതൽ താല്പര്യം നമ്മുടെ കേരളത്തിലെ ആ ഒരു രീതികൾ തന്നെയാണ്. അതെ. അതെ. നമ്മൾ സത്യസന്ധമായ ഒരു കാര്യമാണ് ആര്യ ഇവിടെ സൂചിപ്പിച്ചത്. കാരണം നമ്മൾ ഏഹ് വേറെ എവിടെയൊക്കെ പോയാൽ പോലും നമ്മുടെ ജന്മനാട്, നമ്മുടെ കേരളമെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വന്തം നാടാണ്. അത് വിധവയല്ല. അങ്ങനെ കാരണവർമാർ തൊട്ട് പറഞ്ഞിരിക്കുന്നത് എന്നത് വലിയ സത്യാവസ്ഥയാണ്. കാരണം

അത്രത്തോളം മനോഹരമാണ് ഇവിടുത്തെ കായലുകളായിക്കോട്ടെ, പുഴകളായിക്കോട്ടെ. നമ്മുടെ ഇവിടുത്തെ മലകളായിക്കോട്ടെ. എല്ലാം ഏറെ മറ്റേത് സംസ്ഥാനത്തെ കവിച്ച് വെക്കുന്ന തരത്തിലുള്ളതാണ് ഇവിടത്തെ ഒരു സൗന്ദര്യം. ഈ സംസ്ഥാനത്തിന്റെ സൗന്ദര്യമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ. അത് മാത്രമല്ല യാത്ര പല തരത്തിലും നമ്മൾ ചെയ്യുന്നുണ്ട്.

അല്ലെ? നമ്മളാണെങ്കിൽ കപ്പൽ യാത്ര ചെയ്യുന്നവരുണ്ട്, വിമാനത്തിൽ യാത്ര ചെയ്യുന്നവരുണ്ട്, ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുണ്ട്, ബസിൽ യാത്ര ചെയ്യുന്നവരുണ്ട്, ഓട്ടോറിക്ഷയിൽ. അപ്പോൾ ഏത് തരം യാത്ര, ഏത് വാഹനത്തിൽ ഏത് വാഹനത്തിലൂടെയുള്ള യാത്രയാണ്. ആർക്ക് ഏറ്റവും അധികം സുഖം നൽകുന്നത്, ഏറ്റവുമധികം സന്തോഷം നൽകുന്നത്. അത് എങ്ങനെ ആയിരിക്കണം അതിനെ യാത്ര എന്ന് പറയാമോ? എനിക്ക് ഏഹ് പൊതുവെ എനിക്ക് ഈ ഇരുചക്രവാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നതിനോടാണ് താല്പര്യം. ഏഹ് അതുപോലെ തന്നെ ഇപ്പോൾ ഓട്ടോ ഓട്ടോയിലൊക്കെ യാത്ര ചെയ്യുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ ഏഹ് പിന്നെ ഇതുവരെ ഈ വിമാനത്തിലൊന്നും യാത്ര ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. വിമാനത്തിൽ യാത്ര ചെയ്യണമെന്ന് വലിയ ഒരു ആഗ്രഹം ഉണ്ട്

അതെ. അതെ. അത് എത്രയും വേഗം അത് നടക്കട്ടെയെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതെ. അതെ. വലിയൊരു ഏഹ് സംസ്കാരത്തിന്റെ ലൂടെയാണ് നമ്മൾ വലിയൊരു യാത്രയെന്ന് പറയുമ്പോൾ വളരെയേറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. പുസ്തകത്താളുകളിൽ നിന്ന് മാത്രമല്ലാതെ അതിലും അപ്പുറമായിട്ട് നമ്മൾ സംസ്കാരത്തെയും ആ വ്യക്തികളെയും ആ ഭാഷകളെയും അവിടുത്തെ ആചാരങ്ങളെയും എല്ലാം പഠിക്കാനും അതുവഴി വലിയൊരു ഏഹ് മുന്നേ മുന്നേറ്റത്തിലൂടെ നമുക്ക് വലിയ കാര്യങ്ങൾ പഠിച്ച് നമ്മൾ എന്തെല്ലാം നല്ല കാര്യങ്ങളും നമുക്ക് പകർന്നെടുക്കാൻ സാധിക്കുമെന്നും അത് സമൂഹത്തിൽ എത്രത്തോളം നന്നായി നമുക്ക് ആവിഷ്കരിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു വലിയ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് യാത്രകൾ നൽകുന്നത്. അത്തരത്തിലുള്ള അനുഭവം യാത്രകൾ ഏഹ് ആര്യക്കും എനിക്കും എല്ലാവരും യാത്രകൾ ചെയ്യണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. കാരണം അങ്ങനെയുള്ള യാത്രകൾ ചെയ്‌താൽ മാത്രമേ നമുക്ക് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റുകയുള്ളു. പല പല അനുഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുകയുള്ളു എന്നാണ് എന്റെയൊരു വീക്ഷണം യാത്രയെ പറ്റിയിട്ട്. വിവിധ തരം യാത്രകൾ ഇനിയും ആര്യക്കും എനിക്കും നമ്മൾ ഓരോരുത്തർക്കും ചെയ്ത് നല്ല നല്ല അനുഭവങ്ങൾ കവർന്നെടുക്കാൻ സാധിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരേ സന്തോഷകരമായൊരു സത്യമാണിത്.